മൂവാണ്ടൻ അങ്ങനെ പല മാങ്ങകളും എനിക്കങ്ങനെ കാണാപ്പാടമൊന്നും അറിയില്ല തേങ്ങ തേങ്ങ കൊത്തിയതും തേങ്ങ വെള്ളവും ഒക്കെ ഒഴിച്ചിരുന്നു അത് കൊണ്ട് തന്നെ അവർക്ക് എ വളരെയേറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു teachers വളരെയേറെ ചൂടായ ഇതൊന്നും ഒറ്റയടിക്ക് കഴിച്ചാൽ നിങ്ങൾക്ക് വല്ല അസുഖവും ഉണ്ടാവില്ലെ എന്ന് പറഞ്ഞു അതുപോലെതന്നെ ആത് സംഭവിക്കുകയും ചെയ്തു അസുഖമൊക്കെയുണ്ടായി രണ്ട് ദിവസം അവർ school ലേക്കുണ്ടായിരുന്നില്ല അത്കൊണ്ട് തന്നെ അവരെടു sir മ്മാർ കുറെ ദേഷ്യപ്പെട്ടു നിങ്ങളോട് പറഞ്ഞതല്ലേ ഇ അങ്ങനെ അസുഖമൊക്കെ ഉണ്ടാകുമെന്ന് sir എ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു

അങ്ങനെ പഠിച്ച് പഠിച്ച് ഞങ്ങൾ പിന്നെയും പഠിപ്പിന്റെ ഇടയിൽ ക്കൂടി ഞങ്ങളത് പറഞ്ഞു ഞങ്ങൾ tour പോയതിനെ കുറിച്ച് അതൊരു വളരെവലിയ സന്തോഷമുള്ളഒരു tour ആയിരുന്നു എൻറെ ഉമ്മയും പറഞ്ഞു എൻറെ ഉപ്പയും പറഞ്ഞു വളരെ രസമുള്ള tour ആയിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ വളരെ രസമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇരുന്നൂറ്റിയയിമ്പത് രൂപ തിരിച്ചുകിട്ടില്ലേ ഈൻറെ ബാക്കി അടു

നമ്മുടെ ഓരോ chapters നമ്മൾ ഇവിടെ അതിന്റെ summary കള് പറയും. പിന്നെ അതിനു ശേഷം നമ്മുടെ exam നു ചോദിക്കാൻ നൂറുശതമാനം chance ഉള്ള ചോദ്യങ്ങള് നമ്മൾ ഇവിടെ discuss ചെയ്യും. അപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? നമുക്ക് അറിയാം നമുക്ക് ഈ നമ്മുടെ അറബിക്ക് text ല് നമുക്ക് ആകെ പഠിക്കാൻ ഉള്ളത് അഞ്ചു chapters ആണല്ലേ. ആകെ അഞ്ചു chapters അഞ്ചു unit ഏ നമുക്ക് പഠിക്കാൻ ഉള്ളൂല്ലേ? ചെറിയ അഞ്ച് unit കള്. നമ്മുടെ കേരളവും ആയി ബന്ധപ്പെട്ട നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്വപ്‌നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന, അങ്ങനെ പലതരത്തിൽ ഉള്ള അഞ്ചു unit കൾ ആണ് നമുക്ക് പഠിക്കാൻ ഉള്ളെ. നമുക്ക് നോക്കാം, നമ്മുടെ ഒന്നാമത്തെ unit കൾ തന്നെ, നമ്മൾ എല്ലാവരും screen ൽ കാണുന്നുണ്ടല്ലോ. എന്താണ് ഒന്നാമത്തെ unit പറഞ്ഞെ? അല്ലെ? എന്താണ് സ്വപ്നങ്ങളുടെ ചിറകുകൾ അല്ലെ, നമുക്ക് ഒക്കെ ഒരുപാട് സ്വപനങ്ങൾ ഉണ്ടാകുമെല്ലോ. ആ സ്വപ്‌നങ്ങൾ ഒക്കെ അതിന്റെ ചിറകുപിടിച്ചു നമ്മൾ അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് motivation നൽകുന്ന ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ആളുകളേം ആണ് നമുക്ക് ഈ chapters ലൂടെ പരിചയപ്പെടുത്തുന്നത് അല്ലെ? നമുക്ക് നോക്കാം, നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ heading തന്നെ എന്താ എല്ലാവരും ശ്രെദ്ധിക്കുന്നുണ്ടല്ലോ? എന്ന പാഠഭാഗത്തിലൂടെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാമിന്റെ കഥയല്ലേ? അദ്ദേഹം പറയുവാണ് ഒരു ദിവസം ഞാനും പറക്കും എന്ന്. എങ്ങനെയാണ് APJ അബ്ദുൽ കലാം ഇങ്ങനെ പറയുന്നത്? ഒരു ദിവസം രാവിലെ APJ അബ്ദുൽ കലാം ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് ആണേ, ഒരു ദിവസം APJ അബ്ദുൽ കലാം വീടിന്റെ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കും. അപ്പൊ ആകാശത്തിലൂടെ ഇങ്ങനെ പക്ഷികള് പറക്കുന്നത് കാണും. അപ്പൊ ആകാശവും കാണും. ഈ ആകാശമെന്തുകൊണ്ടാണ്? അതിന്‍ന്റെ അപ്പുറത്തെന്താണ്? അതുപോലെതന്നെ എന്തുകൊണ്ടാണ് ആകാശത്തിലൂടെ ഈ പക്ഷികള്‍ പറക്കുന്നത്? എന്തുകൊണ്ട് ഞങ്ങള്‍ മനുഷ്യന്മാര് പറക്കുന്നില്ലാന്നൊക്കെ ആര്, നമ്മുടെ APJ അബ്ദുള്‍കലാം ചിന്തിക്കും. അപ്പൊ അങ്ങ~ അന്ന് APJ അബ്ദുള്‍കലാം പറയുന്ന ഒരു

പിന്നെന്താ പറഞ്ഞെ. ഒരു ദിവസം ഞാനും ഈ ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കും ന്ന്. അതല്ലേ പിന്നീടദ്ദേഹം ഇന്ത്യയുടെ missile man എന്നറിയപ്പെട്ടത്. okay അല്ലേ? okay okay അതാണ്‌ നമ്മുടെ ഒന്നാമത്തെ chapters ല്ലേ? നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലൂടെ പറയുന്നത്. ഒരു ദിവസം ഞാനും പറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് APJ അബ്ദുള്‍കലാം ല്ലേ? തന്‍~ സ്വയം motivation നല്‍കാണ്. നമുക്കും നല്കാണ്. അദ്ദേഹം സ്വയം motivated ആവാണ് ല്ലേ? അങ്ങനെ പിന്നെ അതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? ഉമ്മയുടെ പേരെന്താണ്? അല്ല അദ്ദേഹം പറയുണ്ട് first വരി. നമ്മളു പ്രധാനായിട്ട് ശ്രദ്ധിക്കണം. first വരിയില്‍ തന്നെ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മുടെ exam ന് നമുക്കറിയാം നമ്മുടെ question pattern ന്‍ടെ രീതി പ്രകാരം ആദ്യം നമുക്ക് ചോദിക്കാ~നമുക്കറിയാം ആറു ചോദ്യങ്ങളും ഒരു mark ന്റെ ചോദ്യങ്ങള് ല്ലേ? അതില് ചോദിക്കാന്‍ വളരെ സാധ്യതയുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനിപ്പോ പറയാന്‍ പോകുന്നത്. ഏതാണ്? ഒരുപാട് ആളുകളെക്കൊണ്ട് ല്ലേ, first വരിയിൽത്തന്നെ പറയുന്നെന്താ? ഒരുപാട് ആളുകളെക്കൊണ്ടാണ് ഞാനും~ ഒരുപാട് ഞാന്‍ സ~ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതെന്നു പറയുന്നുണ്ട് ല്ലേ? ആരൊക്കെയാണ് ആ ആളുകള്? ഏർ ഞാനിവിടെ note ഈതു കാണുന്നുണ്ടല്ലോ, ആരൊക്കെയാണ് ആളുകള് ആണ്, ല്ലേ? മാതാപിതാക്കളെക്കൊണ്ട് പിന്നെയോ അധ്യാപകന്മാര് ഇനിയാരാ? അല്ലേ? നിര്‍ബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് Okay ആണല്ലോ? Okay. പിന്നെ അതിന്‍ടെ ശേഷം ഉപ്പയുടെ പേരു സൈനുലാബ്ദ്ദീന്‍ എന്നാണ്. ഉമ്മയുടെ പേരു ആസ്യാമ്മയെന്നാണ്. എന്നൊക്കെ അദ്ദേഹത്തിന്‍ടെ ജീവചരിത്രത്തെ കുറിച്ചു പറയും. അതിന് ശേഷം അമ്മാവന്‍ടെ മകന്‍, ല്ലേ? വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അമ്മാവന്‍ടെ മകനെ കുറിച്ചു പറയുന്നത് ല്ലേ? കാരണം നമ്മുടെ APJ അബ്ദുള്‍കലാം ചെറുപ്പകാലത്ത് പഠനം കുറച്ചു പഠിച്ചതിനു ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? ആഹ് ആ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നേരെ എവിടത്തെക്ക് പോകും? നമ്മുടെ ആഹ് അമ്മാവന്‍ടെ മകന്റെ കൂടെ പത്ര വിതരണത്തിന് പോകും ല്ലേ? അങ്ങനെ ചെറുപ്പകാലത്ത് ഒരുപാട് പ്രയാസങ്ങള് സഹിച്ച് സഹിച്ച് സഹിച്ചിട്ടല്ലേ അദ്ദേഹം വലിയ ഉന്നതിയിലെത്തുന്നത്. അത്തരത്തില്‍ അഹ് ഉള്ള ഒരു motivated ആയൊരു കഥയാണ്‌ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു APJ അബ്ദുള്‍കലാമിന്‍ടെ ജീവചരിത്രേ കുറി~ ത്തെ~ജീവചരിത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഈ പാഠഭാഗത്തില്ലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ല്ലേ? okay okay. അഹ് അതിന് ശേഷം തൊട്ട് ശേഷം നമുക്ക് ഇതിലെ ചോദ്യങ്ങള് കാണാം ല്ലേ? നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗംങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു grammar base ചെയ്ത് ല്ലേ? അതിന്റെ grammar മായി ബന്ധപ്പെട്ട് അഹ് നമുക്ക് questions ഒക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചര്‍ച്ച ചെയ്യണം. നമ്മുടെ പരീക്ഷക്ക്‌ വരാന്‍ നൂറു ശതമാനം chance ഉള്ള ചോദ്യങ്ങള് നമ്മളിവിടെ discuss ചെയ്യും, ചര്‍ച്ച ചെയ്യും. okay ആണല്ലോ? അപ്പോ അതിനു മുന്നേ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യവും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൂടെ പരീക്ഷക്ക്‌ വരുന്ന ഒരു ചോദ്യമാണ് നമ്മളീ screen ല്‍ കാണുന്നത്. എന്താണ് grammar മായി ബന്ധപ്പെട്ടിട്ടുള്ളത്? പ്രധാനായിട്ട് ല്ലേ? നമ്മടെ പരീക്ഷക്കൊക്കെ ചോദിക്കണ ഒരു കാര്യമാണ് ഈ box ലു കാണുന്ന നാലു വാക്ക്. എതൊക്ക്യാണ്? ഒന്ന് ഏതൊക്ക്യാണ് പറഞ്ഞെ, ഒന്ന് ല്ലേ? രണ്ടാമത്തതെതാണ്, ല്ലേ? മൂന്നാമത്തത് നാല് ല്ലേ? ഈ നാല് വാക്കുകള് നിര്‍ബന്ധായിട്ടും നമ്മളു പഠിക്കണം. നമ്മടെ പരീക്ഷക്ക്‌ ചോദിക്കുന്നതാണ്. ഒന്ന് ല്ലേ? ഈ നാല് വാക്കും നിര്‍ബന്ധായിട്ടും നമ്മള് പഠിക്കണം.

ശേഷം വരുന്ന ആദ്യ വാക്കിന്റെ അവസാനം ല്ലേ? എന്താണ് ഉണ്ടാവാ? ഉണ്ടാവുമല്ലേ? നോക്കാണെങ്കില്‍ അഹ് നമുക്കൊന്നാമാത്തെ നോക്കാം. ഇല്ലേ? എന്നുള്ളതെന്താണ്? ഇവിടെ അല്ലേ വരുന്നത്. അപ്പൊ യുടെ അവ~ ശേഷം വരുന്ന ആദ്യ വാക്കിന്റെ അവസാനത്തിലും രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തില് മായിരിക്കും ല്ലേ? okay ആണല്ലോ? അപ്പൊ ല്ലേ? okay ആണല്ലോ? അപ്പൊ എന്നുപറയുന്ന വാക്കിന്റെ ശേഷം വരുന്ന ആദ്യ വാക്ക് ആ വാക്കിന്റെ അവസാനത്തില് എന്തായിരിക്കും? ല്ലേ? രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തില്‍ മായിരിക്കും. okay ആണല്ലോ? അതുപോലെതന്നെ നോക്കിക്കോളൂ യുടെ ആരാണ്? അവടെ ആണ് ല്ലേ? അവിടെ കൊടുത്തിട്ടില്ലേ okay ആണല്ലോ? അതുപോലെ അടുത്ത ലു നോക്ക്യേ. ആയി തീര്‍ന്നു. എന്തായിത്തീര്‍ന്നു. ശീലിക്കുന്നവനായിത്തീര്‍ന്നു. okay ആണല്ലോ? അതുപോലെതന്നെ നോക്ക്യേ. ല്ലേ? ആമിറായിത്തീര്‍ന്നു. മടിയനായിത്തീര്‍ന്നു ല്ലേ? അപ്പൊ ആ grammar എല്ലാര്‍ക്കും മനസ്സിലായല്ലോ. ല്ലേ? നാലു വാക്ക് ല്ലേ? എതൊക്ക്യാണ്? ഈ നാലു വാക്കിന്റെയും ആ~ ശേഷം വരുന്ന ആദ്യ വാക്കിന്റെ അവസാനത്തെ അക്ഷരം രണ്ടാമത്തെ വാക്കിന്‍ടെ അവസാനത്തെ അക്ഷരം

അതിന് ശേഷം രണ്ടാമത് APJ അബ്ദുള്‍കലാമിനെക്കുറിച്ചു പറഞ്ഞതിന് ശേഷം, ആരെക്കുറിച്ചാണ് പറയാന്‍ പോകുന്നത്? ആരെക്കുറിച്ചാ? ഇരാ സിംഗ്, ഇരാ സിഘാളിനെക്കുറിച്ച് ല്ലേ? നമുക്കറിയാം ഒരുപാട് ചെറുപ്പകാലത്തുത്തന്നെ ഒരുപാട് രോഗങ്ങളുമായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും പട്ടിണി ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന ആളായിരുന്നു ആര്? ഈരാ സിഘാള്‍ ല്ലേ? ഒരുപാട് രോഗങ്ങളായിരുന്നു. രോഗങ്ങളെന്നുപറഞ്ഞാല്‍ hospital ല്‍ തന്നെ ആയിരുന്നു. എന്നിട്ടോ അഹ് എണീറ്റ്‌ നടക്കാന്‍ കഴിയൂല ഒരുപാട് പ്രയാസങ്ങള് ല്ലേ? ഈ പ്രയാസങ്ങളെയൊ~ ക്കെ അതിജയിച്ചുകൊണ്ട് ല്ലേ? എവിടെ നമ്മളെ IASexam ല് നല്ല rank ഓടുകൂടെ pass ആയി ഇപ്പോളുള്ള ആളാണ്‌ ആര്? നമ്മടെ ഇപ്പോളും ജീവിച്ചിരിക്കുന്ന ആളാണ്‌ ആര്, നമ്മടെ ഇരാ സിഘാള്‍, ല്ലേ? okay ആണല്ലോ? അദ്ദേഹത്തിനെക്കുറിച്ചു നമ്മളിവിടെ എന്താക്കുന്നുണ്ട്? പരിചയപ്പെടുത്തി തരുന്നുണ്ട് ല്ലേ? നമ്മളിന്നു ആദ്യം APJ അബ്ദുള്‍കലാം നമ്മളു note ചെയ്തോളിന്‍, ആദ്യം APJ അബ്ദുള്‍കലാമിനെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് ഈരാ സിഘാളിനെക്കുറിച്ച് ല്ലേ? okay okay അതുപോലെതന്നെ ഇര~ നമ്മളെ രണ്ടാമത് ഈരാ സിഘാളിനെക്കുറിച്ചു പറഞ്ഞതിന് ശേഷം നമ്മടെ രണ്ടാമത്തെ ല്ലേ? ആ അഹ് രണ്ടാമത്തെ പ്~ യൂണി~ പാഠത്തിലും നമുക്കു ചില grammar കള് ചര്‍ച്ച ചെയ്യുന്നത് കാണാം ല്ലേ? ചെല grammar കളുണ്ടല്ലോ? എതൊക്ക്യാണ് grammar? നമുക്കറിയാം ല്ലേ? എന്നു പറയുന്നൊരു പാഠം ചര്‍ച്ച ചെയ്യുന്നുണ്ട്. ഏതാണ്? നോക്കിയേ അല്ലേ? ഇവിടൊരു എന്ന് കാണുന്നുണ്ടല്ലോ എല്ലാരും. ആ ന്റെ എന്താ വരാ? പറഞ്ഞെ. ത്തിന്‍ടെ നമ്മുടെ exam ന്, നമ്മുടെ model exam നു ചോദിച്ചിട്ടുണ്ട്. മുന്‍ വര്‍ഷങ്ങളിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് ല്ലേ? ഇവിടെ എന്ന് നമുക്ക് കാണാം. നമുക്കിപ്പോ തന്നെ പഠിക്കാം ല്ലേ? നാളത്തെ exam നു നമുക്കിപ്പൊ തന്നെ പഠിക്കാം. ത്തിന്റെ എന്താ വരാ? ല്ലേ? എന്നാ വരാല്ലേ? രണ്ടാമത്തെ ഏതാ വരാ? ത്തിന്റേത് ല്ലേ? രണ്ടാമത്തതേതാ? ല്ലേ?

ന്റെ എന്താ വരാ? അഹ് ല്ലേ? ok ആണല്ലോ? ok ആണല്ലോ? okay okay. ഇനി അടുത്തത് നോക്ക്യേ. ഇവിടെ ഒരുപാട് കളുണ്ട്. ആദ്യം ല്ലേ? എന്താപറഞ്ഞു? അല്ലെങ്കില്‍ നമുക്കെന്തും പറയാം. അതിന്‍ടെ ആണ് ok ആണല്ലോ? അടുത്തത്‌ അടുത്ത പറഞ്ഞെ പറഞ്ഞെ ന്‍ടെ എന്താ? ആരാ പറയാ നോക്യേ. ല്ലേ ല്ലേ? ല്ലേ? നമ്മുടെ exam നു ചോദി~ ഈ model exam നും കൂടി ചോദിച്ചതാണ്. ഏതാണ് പറഞ്ഞെ.

പിന്നെ അവസാനത്തത്. ഏതാണ്? അല്ല. ല്ലേ. എന്താ വരാ പറഞ്ഞെ പറഞ്ഞെ. എന്താവരാ? ല്ലേ? ല്ലേ? ല്ലേ? ok ആണല്ലോ. ok

box ല്ലേ match the following ചോദിച്ചതു ഓര്‍മ്മണ്ടോ? ഏതു ചോദ്യാണ് ചോദിച്ചതു പറഞ്ഞെ. ല്ലേ? അദ്ദേഹത്തിന്‍ടെ കിത്താബിന്‍ടെ പേരു കൊടുത്തിട്ട് ആരാണ് അഹ് അതിന്‍ടെ ഗ്രന്ഥകര്‍ത്താവ്‌ ചോദിച്ചത്? ഏതാണ് എന്നുപറയുന്ന അല്ലേ?

നമുക്ക് ഒരു box ല് കൊടുക്കും. മറ്റൊരു box ല് match the fo~ മാ~ ആര് സ്വാലിഹ് മഹമൂദ്‌ ഹവാരിയുടെ പേര് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്താക്കാം? എഴുതിക്കൂടെ? join ചെയ്~ match ചെയ്തൂടെ? ok ok. അപ്പൊ എന്നുപറയുന്ന നമ്മുടെ ഈ പാഠം ഈ കവിതയില്‍ പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് എന്‍ടെ ചുണ്ടിലുള്ള എന്‍ടെ സംസാരത്തിന്‍ടെ എന്‍ടെ അഹ് എനിക്കൊരുപാട് മുള്ള മദ്രസ്സയാണിത്. മദ്രസ്സയെ വളരെ രസകരമായി വര്‍ണ്ണിക്കുന്ന നമ്മുടെ സ്വാലിഹ് മഹമൂദ്‌ ഹാരിയുടെ ഒരു കവിതയാണ് ല്ലേ? രണ്ടാമത് പറയുന്നുണ്ട്. എന്താ? ഭൂമിയില്‍ വച്ചു ഏറ്റവും മൂല്യം ഉള്ളതും ഏറ്റവും മധുരമുള്ള വീടുമാണ്‌

പിന്നെയോ അവസാന~ അതിനുശേഷം എന്താ പറയുന്നത്? അഹ് മദ്രസ്സയില്‍ നിന്നുമാണ് നമുക്കൊരുപാട് വിജ്ഞാനങ്ങള്‍ കിട്ടുന്നത് ല്ലേ? ഒരുപാട് വിജ്ഞാനങ്ങള്‍ കിട്ടുന്നുണ്ട്‌. ഒരുപാട്~ അറിവുകള് knowledge കള് നമുക്ക് കിട്ടുന്നുണ്ട്‌ല്ലേ? അതൊക്കെ വഴി പഠിച്ച് ഉന്നതിയിലെത്താന്‍ സാധിക്കുമെന്നാ പറയുന്നത് ല്ലേ? അതുകൊണ്ടെനിക്ക് പറന്നു പറന്ന് നടക്കാന്‍ സാധിക്കും ല്ലേ? ഒരുപാട് വിജ്ഞാനങ്ങള്‍കൊണ്ട് പറന്നു നടക്കാന്‍ സാധിക്കുംന്നാ പറയുന്നത് ല്ലേ? പിന്നെയോ പിന്നെ പറയുന്നുണ്ട് അഹ് സ്കൂളിൽ വച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? കിതാബുകളുടെ കൂടെ അല്ലേ അവിടെ ല്ലേ? സ്കൂളിൽ വച്ച് കിതാബുകളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു പിന്നെയോ അവിടുത്തെ ground ൽ വച്ച് ഞാൻ അർമാദിച്ച് കളിക്കുകയും ചെയ്യുന്നു ല്ലേ? okay ആണല്ലോ okay, okay പിന്നെയോ പിന്നെ പറയുന്നുണ്ട് ഏർ അവിടുത്തെ അധ്യാപകൻമാരാണ് എന്റെ സ്കൂളിലെ അധ്യാപകൻമാരാണ് ഏർ എന്ത് ചെയ്യുന്നത്? ആ എനിക്ക് മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് കുടുംബക്കാരോട് വലിയവരോടൊക്കെ ബഹുമാനം കാണിക്കാനും സ്നേഹം കാണിക്കാനും എന്നെ പഠിപ്പിക്കുന്നത് ആരാണ്? അവിടുത്തെ അധ്യാപകന്മാർ ആണെന്ന് പറയുന്നുണ്ട് ഇല്ലേ? okay, okay അവസാനം പറയുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള നമുക്ക് സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഉണ്ടല്ലോ വിജ്ഞാനം ഉണ്ടല്ലോ അത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഭാവിയെ നല്ല പ്രകാശിക്കുന്ന ഏർ വിടർന്നു നിൽക്കുന്ന പ്രശോഭിക്കുന്ന നല്ല ഭാവിയെ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിളക്കായ വിജ്ഞാനമാണ് എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? okay ആണല്ലോ okay.

note ചെയ്തു വയ്ക്കാലോ. നോക്കിയേ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനം ആയിട്ട് note ചെയ്ത് വയ്ക്കേണ്ടത് ഒന്ന് ഏർ ഒന്ന് അദ്ദേഹം പലസ്തീനിയത്തുൽ അല്ലേ? സാലിഹ് മഹമൂദ് ഹവാരി ആരാണ്? പലസ്തീനയിൽ ആരാണ് സാലിഹ് മഹമൂദ് ഹവാരി പലസ്തീനയിൽ ആരാണ് പലസ്തീൻ കാരനാണ്. ഒന്ന് note ചെയ്തു വയ്ക്കണേ. പലസ്തീനയിൽ അല്ലേ? രണ്ടാമത്തേത് note ചെയ്ത് വയ്ക്കേണ്ടത് ഏർ അദ്ദേഹത്തിൻറെ ഇത് ഈ രണ്ട് കവിതകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതും എന്നു എന്നാണ് പറയുന്നത് note ചെയ്യണം. പിന്നെ അദ്ദേഹത്തിന്റെ കവിതയായ യും അത് note ചെയ്തു വയ്ക്കേണ്ട? ഇതും അദ്ദേഹത്തിന്റെ കവിത അല്ലേ? കവിതയല്ലേ? okay. പ്രധാനമായി note ചെയ്ത് വയ്ക്കേണ്ടത് നമ്മുടെ match the following ൽ ചോദിച്ചാൽ ആണ് നമുക്ക് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ നമ്മുടെ match the following ചോദിച്ചാൽ ആ സമയം നമുക്ക് ഓർമ്മവേണം ഏതൊക്കെയാണ് സാലിഹ് മഹമൂദ് ഹവാരി ഏതു നാട്ടുകാരനാണ് ഏത് nationality ആണ്? പലസ്തീന~പലസ്തീനയിൽ ഏർ അല്ലേ ഏത്? പലസ്തീൻ കാരനാണ് ഇല്ലേ? നമ്മുടെ exam ന് നിർബന്ധം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ സാലിഹ് മഹമൂദ് ഹവാരിയെക്കുറിച്ച് അല്ലെ? അയാളെക്കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആരെക്കുറിച്ചാ ചോദിക്കുക? അല്ലേ? അപ്പോൾ സാലിഹ് മുഹമ്മദ് ഹവാരി പലസ്തീൻ കാരനാണ്. പിന്നെയോ

okay അല്ലേ? ആ പിന്നെ okay ആണല്ലോ അല്ലേ? അപ്പോൾ match the following ചോദിച്ചാൽ മറക്കല്ലേ. okay അല്ലേ? okay, okay. ഇനി നമുക്ക് നമ്മുടെ ഈ unit ൽ ഉള്ള അവസാനത്തെ ഒരു നമുക്ക് ഒരുപാട് motivation നൽകുന്ന അല്ലേ? നമുക്ക്, നമുക്ക് ഈ exam ന് ഈ model exam ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തേ അല്ലേ ശരിയായ ചില പ്രസ്താവനകൾ എഴുതാൻ. അതിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ എന്തേ അല്ല ഈ exam ന് ചോദിച്ചിട്ടില്ല, നമ്മുടെ model exam ന് ചോദിച്ചിട്ടില്ല ഇനിയത്തെ exam ന് ചോദിക്കാം അല്ലേ? നിർബന്ധം ആയിട്ടും ചോദിക്കാം. നമ്മുടെ നമ്മുടെ exam ന്റെ ഒരു pattern ആണ് എന്ത്? ശരിയായ ഏർ എന്താ എന്താ നിലപാടുകൾ അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകളെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലേ നമ്മുടെ exam ന്? ആ അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലും ചോദിക്കാൻ സാധ്യത എവിടെനിന്നാണ്? നമ്മുടെ ഈ പാഠത്തിൽ നിന്നാണ്. നിർബന്ധമായും നോക്കണേ. അപ്പം ഈ പാഠത്തിലെ ഓരോന്നും ഞാൻ അർത്ഥം വയ്ക്കും, ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക അല്ലേ? okay ആണല്ലോ okay ആണല്ലോ അല്ലേ? നോക്കിയേ നമ്മുടെ പാഠത്തിൻറെ പേര് തന്നെ എന്താ? വിജയത്തിൻറെ രഹസ്യം അല്ലേ okay നോക്കുക ഒന്നാമത്തെ നോക്കുക എല്ലാ മനുഷ്യന്മാർക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടാകും. അല്ലേ? പിന്നെയോ ചില ആൾക്കാര് നല്ലവണ്ണം പാട്ടുപാടുന്ന ആൾക്കാർ ആയിരിക്കും. ചില ആൾക്കാർ നല്ലവണ്ണം വരയ്ക്കുന്ന ആൾക്കാർ ആയിരിക്കും അല്ലേ? ചില ആൾക്കാരോ ചില ആൾക്കാര് നല്ലവണ്ണം ആരോഗ്യപരമായിട്ട് അല്ലേ നല്ല ഉഷാർ ഉള്ള ആൾക്കാർ ആയിരിക്കും. നല്ലവണ്ണം exercise ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കും. നല്ലവണ്ണം football, cricket ഒക്കെ കളിക്കുന്ന ആൾക്കാർ ആയിരിക്കും അല്ലേ? okay, okay അടുത്തതോ യഥാർത്ഥ വിജയി എന്ന് വെച്ചാൽ ആരാണ്? യഥാർത്ഥ വിജയി എന്ന് വെച്ചാൽ സ്വന്തം കഴിവുകൾ ഇപ്പോൾ ഞാൻ എൻറെ കഴിവുകൾ എന്താ ആവുക അത് തിരിച്ചറിയുകയും ചെയ്യുക എന്നിട്ട് അതിനെ ഉഷാർ ആക്കിയിട്ട് ആൾക്കാരുടെ മുന്നിൽ കാണിക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ കഴിവുമില്ല ഒന്നും ഇല്ലാണ്ട് അല്ല ഇപ്പോൾ കഴിവുണ്ട് അത് പിടിച്ച് ഇങ്ങനെ കുത്തി ഇരുന്നാൽ എന്തേലും കാര്യം ഉണ്ടോ? ഇല്ല ആ കഴിവ് നമ്മൾ ആൾക്കാരുടെ മുന്നിൽ ഉപയോഗപ്പെടുത്തണ്ടേ? അപ്പോഴല്ലേ ഉഷാർ ആവുകയുള്ളു? okay പിന്നെ നമുക്ക് അടിയിലത്തെ ഭാഗം നോക്കാം. അത്ര വലുത് നമ്മുടെ ഒന്നും exam ന് ചോദിക്കാൻ സാധ്യതയില്ല അല്ലേ? ഇത്ര വലുത് ഒന്നും നമ്മുടെ exam ന് ചോദിക്കില്ല. ഏതായാലും നമ്മൾ അർത്ഥമങ്ങട് പറയാലോ? okay അല്ലേ ഇനി അഥവാ ചൊ~നമുക്ക് അർത്ഥം പറയാം ഒക്കെ ആണല്ലോ എല്ലാ മനുഷ്യന്മാന്മാർക്കും ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടാകും. പരിശ്രമിക്കുന്ന ആളുകൾ എന്നുപറഞ്ഞാൽ അവൻറെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അല്ലേ? പിന്നെയോ അതിൻറെ വഴിയിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അവൻ സഹിക്കേണ്ടി വരും അല്ലേ ഒക്കെ okay, okay ഇനി എന്തായാലും നമുക്ക് എന്ത് ആക്കുക, അടിയിലത്തെ നമ്മുടെ മറക്കരുത്. നമ്മുടെ exam ന് ചോദിക്കാൻ സാധ്യതയുള്ള നൂറു ശതമാനം അതിലെ ഇത് നമ്മുടെ ഈ model exam ന് ചോദിച്ചിട്ടില്ല? ഇല്ലേ? വിജയം എന്ന് പറയുന്നത് എന്തല്ല? പൈസ കൊടുത്തു വാങ്ങുന്നതാണോ വിജയം? അല്ല സ്വന്തം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്നത് അല്ലേ വിജയം? പണം കൊടുത്തു വാങ്ങുന്നതല്ല വിജയം അല്ലേ? ഓക്കെ ഓക്കെ അടുത്തതോ നീ ആരാണ്? ഒരുപാട് കഴിവുള്ള ഒരു ഒരു കഴിവിന്റെയും പിന്നെയോ നൈപുണ്യത്തിൻറെ യും വലിയ കോട്ടയാണ് നീ എന്നാണ് പറഞ്ഞത്. okay ആണല്ലോ okay, okay അടുത്തത് എന്താ? നീ നിന്റെ കഴിവുകളെ, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊരു കഴിവുണ്ടെങ്കിൽ അതിനെ നീ എന്താക്ക്? ശക്തിപ്പെടുത്ത്. കൂടുതൽ കൂടുതൽ ഉഷാറാക്കിയേ. അപ്പോൾ നീ എന്താവും? അപ്പോൾ നീ നിൻറെ ബലഹീനമായ അവസ്ഥകളെ ഒക്കെ നീ പരാജയപ്പെടുത്തി മുന്നോട്ടു പോകും. okay ആണല്ലോ. okay, okay നമ്മുടെ exam ന് ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് ഇവിടെ കാണാം. ഈ model exam ന് ചോദിച്ച ഒരു ചോദ്യം കാണാം. അല്ലേ? തുടർച്ചയായ പരിശ്രമങ്ങൾ അല്ലേ തുടർച്ചയായ പരിശ്രമങ്ങൾ എന്താ ചെയ്യുക? തുടർച്ചയായ പരിശ്രമങ്ങൾ എന്തുചെയ്യും? പറഞ്ഞേ? എന്താ ആവുക? നിന്റെ വിജയത്തിൻറെ രഹസ്യം ആണ് അല്ലേ? നിൻറെ വിജയത്തിൻറെ രഹസ്യം എന്നു പറയുന്നത് എന്താണ്? തുടർച്ചയായ പരിശ്രമങ്ങളാണ് നിന്റെ വിജയത്തിൻറെ രഹസ്യം അല്ലേ? നിന്റെ വിജയത്തിൻറെ രഹസ്യം എന്ന് പറയുന്നത് തുടർച്ചയായ പരിശ്രമങ്ങളാണ്. അടുത്തതോ നീയെന്താക്കണ്ടാ? പരാജയപ്പെട്ട് എന്ന് വിചാരിച്ചിട്ട് ആ നമ്മുടെ screen നമ്മുടെ screen ൽ ഇപ്പോൾ തെളിഞ്ഞു വരും. അത് നമ്മളൊന്ന് കാ~പിന്നെ അതിനു മുമ്പ് നമുക്ക് ഈ കഴിഞ്ഞ പാഠം ഒന്നുകൂടി ചർച്ചചെയ്യാൻ നോക്കണേ നീയെന്താക്കണ്ടാ? ദുഃഖിക്കേണ്ട. ഇല്ലേ നീയെന്താക്കണ്ടാ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാജയം വന്നാൽ ആ പരാജയത്തിന്റെ മേൽ നമ്മളെന്താ എന്ത് ചെയ്യണ്ടാ ദുഖിച്ചിരിക്കേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നമ്മ ~നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിൻറെ ചവിട്ടുപടിയാണ് ഇല്ലേ? നമുക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അല്ലാതെ നമ്മുടെ ഈ പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ഒന്നും വിഷയം ആക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു പരാജയം ഒക്കെ സംഭവിക്കാത്ത ആരാ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആരാണ് ഉണ്ടാവുക അല്ലേ? നമുക്കറിയാം, ഏർ നമ്മൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ആരും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു പരാജയം വന്നാൽ ആ പരാജയത്തെ നിങ്ങൾ ആരും വിഷയം ആക്കണ്ട. അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അല്ലേ? പിന്നെയോ, പിന്നെയെന്താ നമ്മുടെ തൊട്ടു മേലെ പറഞ്ഞത് നമ്മൾ ഒന്നു കൂടി ശ്രദ്ധിക്കണേ. തുടർച്ചയായ പരിശ്രമങ്ങളാണ് എന്താക്കുന്നത്? നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത ല്ലേ okay okay നോക്കിക്കേ എന്തൊക്കെയാ ചർച്ച ചെയ്തത്? ഏർ ഒന്നാമത്തേത് നിങ്ങൾ മറക്കരുത് അല്ലേ വിജയം എന്ന് പറയുന്നത് എന്തല്ല? പണംകൊടുത്ത് നമ്മൾ വാങ്ങുന്നതല്ല അല്ലേ? വിജയം എന്ന് പറയുന്നത് വിജയമല്ല അല്ലേ പണം കൊടുത്തു വാങ്ങുന്നതല്ല വിജയം. പിന്നെയോ അല്ലേ? നമ്മൾ ആരാണ്? ഒരുപാട് ഖജന~ നമ്മൾ ഖജനാവ് ആണ്. എന്തിന്റെ ഖജനാവ് ആണ്? നമ്മൾ വലിയ നൈപുണ്യത്തിൻറെയും

നീ നിന്റെ നിന്റെ കഴിവുകൾ നീ ശക്തിപ്പെടുത്തണം അല്ലേ? അപ്പോഴാണ് നീയെന്താ ആവുക, നീ കൂടുതൽ നിൻറെ ബലഹീനതയെ ഒക്കെ നീ എന്ത് ചെയ്യുക? അതിജയിക്കുക. okay ആണല്ലോ. Okay ആണല്ലോ അല്ലേ okay നോക്കിയേ നമ്മുടെ ഒന്നാമത്തെ പാഠത്തില് നമ്മൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മൂന്ന് ചെറിയ chapters നമ്മൾ summary പറഞ്ഞുവല്ലോ അല്ലേ. Okay അല്ലേ? എല്ലാവർക്കും clear ആവുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ആ Okay, okay നമുക്ക് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇല്ലേ നമുക്ക് എല്ലാവരും screen ലേക്ക് നോക്കിയേ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ നമ്മുടെ exam ന് ചോദിക്കാൻ നൂറു ശതമാനം chance ഉള്ള നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താണ്? നമ്മുടെ biodata എഴുതാൻ ഉണ്ടാകും അല്ലേ? നമുക്ക് biodata എഴുതാൻ. ആരെക്കുറിച്ചാ? ഇവിടെ ചിലപ്പോൾ നമ്മളെ കുറിച്ചുള്ള biodata ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ച APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള biodata ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആണെങ്കിൽ മേലെ ഒരു ഒരു note ഉം കൊടുക്കില്ല. നേരെ മറിച്ച് വേറെ ആരെയെങ്കിലും കുറിച്ച് ആകുമ്പോൾ നമുക്ക് നേരെ മുകളിൽ നമ്മുടെ ചോദ്യത്തിന് മുകളിൽ ഒരു ചെറിയ ഒരു നാലോ അഞ്ചോ വരിയിൽ ഉള്ള ഒരു paragraph കൊടുക്കും. എന്നിട്ട് അതി~ അതിൽ നിന്ന് നമുക്ക് biodata തയ്യാറാക്കാൻ വളരെ simple അല്ലേ? simple അല്ലേ? പറഞ്ഞേ. simple ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ചോദ്യത്തിൽ നമ്മൾ കാണുന്നതുപോലെ നമ്മുടെ screen ൽ കാണുന്നതുപോലെ ഒന്ന് വലതുഭാഗത്ത് കാണുന്ന ആ വരികൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. നമ്മുടെ exam ന് വേണ്ടി എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ്? നമ്മുടെ biodata എഴുതണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എഴുതേണ്ട സാധനങ്ങളാണ്, കാര്യങ്ങളാണ് ഈ വലതു ഭാഗത്ത് കാണുന്നത്. ഇതിൽ ഏതൊക്കെയാണ് പറഞ്ഞേ. full name pooർണ്ണനാമം. okay ആണല്ലോ. പൂർണ്ണനാമം അല്ലേ? പിന്നെയോ പിന്നെ എന്താ ഇല്ലേ? ഉപ്പയുടെ പേര്. okay പിന്നെ എന്താ ഉമ്മയുടെ പേര് അല്ലേ ഉമ്മയുടെ പേര്. മൂന്നാമത്തെ, നാലാമത്തെ എന്താ അല്ലേ? ജനിച്ച

പ്രാഥമിക പഠനത്തിന് എന്താ നമ്മൾ പറയുക? നമ്മൾ ഒരുപാട് പഠിച്ചതാണ് എന്താ അല്ലേ. പിന്നെ secondary പഠനത്തിനോ? അല്ലേ വെച്ചാൽ തുടക്കം എന്നുള്ള അർത്ഥം പ്രാഥമിക പഠനം, എന്നൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചിട്ടില്ലേ. രണ്ടെണ്ണത്തിന്. അല്ലേ? എന്താണ് secondary പഠനം. okay ആണല്ലോ okay, okay. അടുത്തത് എന്താ? അല്ലേ? നമ്മുടെ നിങ്ങളെക്കുറിച്ചു ചോദിച്ചാൽ അവരുടെ രചനകളെ കുറിച്ച് ചോദിക്കും നമ്മളോട്. ഏതൊക്കെ രചനകളുണ്ട് നമുക്ക്?

മരണപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും അല്ലേ? അങ്ങനെ ഈ വലതുഭാഗത്ത് കാണുന്ന നിർബന്ധം ആയിട്ടും നമ്മളീ വലതുഭാഗത്ത് ഉള്ളത് ഒക്കെ പഠിച്ചു വയ്ക്കണം. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് അപ്പുറത്തുള്ളത് ഇതിന്റത് എന്താണെന്ന് എഴുതാൻ simple അല്ലേ നമ്മൾ നോക്കിയേ. ല്ലേ? പൂർണ്ണനാമം പിന്നെയോ എന്താ ആ ഉപ്പയുടെ പേര് ഉമ്മയുടെ പേര് പിന്നെയോ പറഞ്ഞേ, ആ ജനിച്ച സ്ഥലം അല്ലേ? പിന്നെയോ ജനിച്ചവർഷം പിന്നെ എന്താ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് രചനകൾ മരണപ്പെട്ടത് എപ്പോൾ അല്ലേ okay അല്ലേ

ആ നമ്മുടെ APJ അബ്ദുൽ കലാം അല്ലേ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ exam ന് pattern പ്രകാരം ഒന്ന് ആദ്യം വരുന്ന ആറു ചോദ്യങ്ങൾ one word ല്ലേ ചോദ്യങ്ങൾ ആയിരിക്കും ല്ല? ഇതുപോലെ bracket ൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്വയം എഴുതണ്ടത് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം കണ്ടാൽ നോക്കിയേ APJ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം എവിടെയാണ് ജനിച്ചത്? പറഞ്ഞേ? APJ അബ്ദുൽ കലാം എവിടെയാ ജനിച്ചത്? രാമേശ്വരം അല്ലേ? രാമേശ്വരം അല്ലേ? okay

അതിനുശേഷം ആ paragraph മായി ബന്ധപ്പെട്ടിട്ടും അതിൽനിന്ന് connect ചെയ്യുന്ന മറ്റു ചില ചോദ്യങ്ങൾ ഇല്ലേ നോക്കിയേ, നമുക്ക് നോക്കാം, നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? നോക്കിയേ അല്ലേ ഈ paragraph ൽ നിന്നും കൊടുത്ത മൂന്ന് ചോദ്യങ്ങൾ നമുക്കിവിടെ കാണാം, നോക്കിയേ ഇല്ലേ എന്നതിന്റെ നമ്മൾ ഈ paragraph ൽ കണ്ടെത്തണം. എന്താണ്, പറഞ്ഞേ. പറഞ്ഞേ, എന്താ പറഞ്ഞേ പറഞ്ഞേ നമുക്കൊക്കെ അറിയാം ല്ലേ? നമുക്ക് നമ്മുടെ paragraph ല്ലേ നമ്മുടെ ഏർ paragraph ൽ കാണാമല്ലോ. okay, okay. രണ്ടാമത്തെ നോക്കിക്കേ അല്ലേ? വീടിൻറെ എന്താ പര്യായപദം പറഞ്ഞേ പറഞ്ഞേ. വീടിൻറെ പര്യായ പദം എന്താ? ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് sports നെ പറ്റിയാണ്. അഥവാ കായിക വിനോദത്തെ പറ്റി. ഏതെങ്കിലും വിധത്തിൽ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ അടങ്ങുന്നതും ഒരു പ്രതേക നിയമാവലിയുള്ളതും വിനോദത്തിനായി ചെയ്യുന്നതുമായ പ്രവർത്തിയാണ് കായിക വിനോദം അഥവാ sports എന്ന് അറിയപ്പെടുന്നത്. രണ്ട് പേരോ അതില്~ അതിലധികമോ പേരോ ഒരുമിച്ച് പങ്കെടുക്കുകയോ പരസ്പരമോ രണ്ട് സംഘങ്ങളായിട്ട് തിരിഞ്ഞു മത്സരിക്കുകയോ ചെയുന്നു നൂറ് കണക്കിന് കായിക വിനോദങ്ങൾ നിലവിലുണ്ട്. ഏത് മത്സരത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ games ആകുന്നു casual ആയ സങ്കടിത പങ്കാളിലത്തിലൂടെ പങ്കാളികൾക്ക് വിനോദം നൽകുന്നതിന് മൊത്തം ശാരീരിക കഴിവ് കഴിവുകളും ഉപയോഗിക്കാൻ എഴുതുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ ലക്ഷ്യം ചിലര്‍ലെ case കൾ നിരൂപകർ സാധാരണയായ മത്സരം അല്ലെങ്കിൽ game രണ്ട് വശങ്ങളും മറ്റു കവി~ കവിയൂരത ചെയ്യാൻ ശ്രമിച്ച ഓരോരുത്തർ തമ്മിലുള്ള തമ്മിലുള്ളതാണ് ചില sports ഒരു tie game അനുവദിക്കുക. മറ്റുള്ളവരും ജേതാവും message പ്രപാകാൻ time breaking തിയ്യതികൾ നൽകാൻ ഇത്തരം രണ്ട് വശങ്ങളും മത്സരങ്ങളും പല ഒരു മല്~ ഉത്പാദക ഒരു tournament ൽ മതിയാകും പല കായിക league കളും ഒരു സാധാരണ കായിക season ൽ game കൾ നടത്തിയും ചെയ്തതിനും വാർഷിക champion ഉണ്ടാകുക. ഉണ്ടാക്കുക. സാരമില്ലെന്ന് ചില case കളിൽ അനുഗ്രമിച്ചു. കായിക നൂർ കണക്കിന് team കൾ അല്ലെങ്കിലും വ്യക്തികളായി മത്സരിച്ച ഒന്നുങ്കിൽ ഒരേ സമയം പങ്കെടുക്കുന്നവർ നൂറ് കണക്കിന് അസഞ്ചരിച്ചു തമ്മിലുള്ള ആ നിന്നു നിലവിലില്ല. അത്തരം racing ചില കായിക പലരും തരംതിരിവ് ഒരേ വിജയിയെ എല്ലാം നേരെ ഒരേ മത്സരം മത്സരിക്കുക വരാം. sports പൊതുവെയിലെ ഇത്തരം olympics പോലുള്ള വലിയ പ്രധാന മത്സരങ്ങൾ മാത്രമേ sports യോഗം ഈ നിർവചനം സമ്മതിക്കുന്നതും കൂടെ ശാരീരിക athleticism അല്ലെങ്കിൽ ശാരീരിക ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ കൂടാതെ precluding നിർവചനങ്ങള്‍ ഉപയോഗിച്ച് ഇത്തരം യൂറോപ്യൻ council ൽ പോലുള്ള മറ്റു സംഘടനകളാണ് കായിക പോലെ വർഗീകരണം നിന്നും ഒരു physical മൂലകം എന്നാല്‍ മത്സരം പക്ഷെ non ഭൌതിക ഒരെണ്ണം പ്രവർത്തനങ്ങൾ മനസ്സ് കായിക പോലെ തിരിച്ചറിയാൻ അവകാശപ്പെട്ടത് ഇതിനെ ARISS മുഖേന എന്നുപറയും. International olympic committee ഏതാവശ്യത്തിലുള്ള കായിക പോലെ chess താലം ഇതുവരെയും തിരിച്ചറിയുന്ന ഒപ്പം sportaccord അന്താരാഷ്ട്ര കായിക federation association ആയി, association ആയി. അഞ്ച് non ഭൌതിക sports തിരിച്ചറിയുന്നു. നാല് അഞ്ച് പരിധികൾ വരികലും~ വരികിലും കഴി~ കായിക വിദ്യാഭ്യാസത്തിന്‍ടെ പ്രസക്തിയെന്ന മനസ്സ് കളികൾ എണ്ണം കായികം ആയി പ്രവേശിപ്പിച്ചു. കായികം സാധാരണയായി ന്യായമായ മത്സരം ഉറപ്പാക്കാൻ സേവി കയും നിയമങ്ങളൊക്കെ ആചാരങ്ങയും ഒരു കൂട്ടം നിയമങ്ങള്‍ ഒരു കൂട്ടവും

തീരുമാനിക്കാവുന്നതാണ്. കൂടാതെ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രകടനം അല്ലെങ്കിൽ കലാപരമായ പ്രതീതി എന്ന് വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ നടപടികൾ ഉള്‍പ്പടെ കായിക പ്രകട scoring അംഗങ്ങൾ ന്യായീതപരമായി നിർണയിക്കുന്നത് കഴിയും. പ്രകടനം records പലപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് ജനകീയ കായിക വി~ ഈ വിവരം പരക്കെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ കായിക വാ~ വാർത്തകൾ report sports വിദ്യോഗത്തിൽ കായിക കായി~ കായിക ഇടങ്ങളിൽ വലിയ ജനക്കൂട്ടം പ്രക്ഷേപണ മുഖേന വിശാലമായ പ്രേക്ഷകർക്കും ഇ എത്തിക്കു~ എത്തിക്കുന്നത് കൂടെ non പങ്കാളികൾക്കും സൽക്കാരം ഒരു പ്രധാന ശ്രോതസ്സാണ്. sports വാതുവെപ്പ് ചില case കൾ കഠിനമായ നിയന്ത്രിത ആണ്. ചില case കളില്‍ കായിക കേന്ദ്രം ആണ്. പ്രകാരം football അതിന്‍ടെ ഏറ്റവും പ്രശസ്തമായ വിധിയെഴുത്ത് കായിക പോൽ കാർണി ഒരു consult~ consultancy ആഗോള കായിക വ്യവസായം രണ്ടായിരത്തി പതിമൂന്ന് ആയി വരെയുള്ള

ലോകത്തിലെ ഏറ്റവും access കായിക പരിശീലിചിലരുന്ന പ്രവർത്തനത്തിലാണ്.

ഒരാളായി നിന്നും english ൽ ഏറ്റവും പഴെയ നിര്‍വചനം കൂടെ ഒഴിവ്~ ഒഴിവ് സമയം എന്ന അർത്ഥവും പഴയെ ഫ്രഞ്ച് E sports എന്നും നിന്നും വരുന്നു. മറ്റു അർഥങ്ങൾ ചൂതാട്ട സംഭവങ്ങളെയും ചൂതാട്ടത്തിന്‍ടെ ആവശ്യത്തിനായി നടത്തി ഉള്‍പ്പെടുന്ന വേട്ടയാടൽ ഒരു വഴിതിരിച്ച് വിനോദവും ഉൾപ്പടെയുള്ള പര്യായ പദങ്ങള്‍ കൊണ്ട് പ്രവർത്തനം ഇളവ് കളിയും വേണ്ടി ഏർപ്പെട്ടിരിക്കുന്നു. ആയി വ്യാപാരം അവശ്യമായി പശുക്കള്‍ ഉൾപ്പടെ കളികൾ നാമം കായികം നിർമിച്ചിരിക്കുന്നു nomenclature sports ഒന്നിലധികം പ്രവർത്തനങ്ങൾ വിവരിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് പദത്തിന്‍ടെ പദം കായിക മൊത്തത്തിലുള്ള ആശയം കായിക പങ്കെടുക്കുന്നത് കുട്ടികൾ വിശദീകരിക്കാനുള്ള മിക്ക english വക വകഭേദങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം football and Regbi ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ sports ആകുന്ന

game നിർവചനങ്ങൾ അന്താരാഷ്ട്ര olympic committee ഉൾപ്പടെ കായിക പോലെ ചില board game കള്‍ തിരിച്ചറിയുന്നു. കാണിക്കുക jumping ഒരു അശ്വ ആ~ അശ്വാരൂഢ ചിത്രവും കായിക മറ്റു ചുരു~ ചുരുക്കോടെ പ്രവർത്തനങ്ങൾ നിന്ന് ഒരു കായിക വേർതിരിക്കുന്ന എന്ന് കൃത്യമായി നിർവചനം സ്രോതസുകൾ വ്യത്യാസമുണ്ട്.

എല്ലാം വലിയ അന്താരാഷ്ട്ര sports federation association ആണ്. sports accord നൽകിയിരിക്കുന്ന അതിനാൽ എന്ന ഭാഷയിൽ എന്ന ഭാഷയായി പ്രതിനിധിയാണ് അന്താരാഷ്ട്ര കായികം. sports accord ഒരു കായിക കാരണമല്ല. നിശ്ചയിക്കുന്ന താഴെ മാനദണ്ഡങ്ങള്‍ ഉപയോഗിക്കുന്നത്. മത്സരം ഒരു ഘടകത്തെ ഉണ്ടായിരിക്കും എന്ന് ഏതെങ്കിലും ജീവികളുടെ ഹാനികരമായി യാതൊരു ആയിരിക്കും. അത്തരം പ്രവർത്തി രംഗം football പോലുള്ള കുത്തക game കൾ ഒഴികെ ഒരൊറ്റ വിതരണക്കാരൻ ലഭ്യമാകുന്ന ഉപകരണങ്ങൾ ആശ്രയിക്കുന്നത്. പ്രതേകമായി കായിക കടന്നൊരു രൂപകല്പനം ഏതെങ്കിലും ഭാഗ്യം മൂലകം ആശ്രയിക്കുന്നത് അവർ പ്രാഥമികമായി മനസ്സിൽ ആ അത്തരം Regbi അല്ലെങ്കിൽ പോലെ ശാരീരിക കയ്യും തിരിച്ചറിഞ്ഞു സസ്യ ഭക്ഷണം അത്തരം formula ഒന്നെല്ലെങ്കിൽ പോലെ motor ഇത്തരം billiard കായിക പോലുള്ളവ പ്രാഥമികമായ ഏകോപന അല്ലെങ്കിൽ പ്രാഥമികമായ ജന്തു ഓ പിന്തുണയുമുള്ള ഇത്തരം അശ്വാരൂഢ ചിത്രവും കായികപോലുള്ളവ കായിക നിർവചനങ്ങൾ ഉള്ളിൽ മനസ്സിൽ കായിക ഉൾപെടുത്തല്‍ സാർവത്രികമായി sports വരെ ലഭ്യമാണ്. ലഭ്യമായ funding നിഷേധിക്കപെടുകയാണ് എന്താപ്പോ മൃതു~ മൃതദേഹങ്ങളുടെ ഭരിക്കുന്ന നിന്ന് നിയമ വെല്ലുവിളികൾ നയിക്കുന്ന സ്വീകരിച്ചും ചെയ്തിട്ടില്ല. sports accord മനസ്സ് കായിക ഒരു ചെറിയ എണ്ണം തിരിച്ചറിയുന്നു. ഉള്ളടുത്തോളം അത് സമ്മതിക്കുന്നതിനും തുറന്ന് കൊടുക്കാനും ഏതെങ്കിലും കൂടുതൽ മനസ്സിൽ കായിക അവിടെ പ്രതേകിച്ച് കാരണം പങ്കാളിത്തം സംഘടിത മത്സരത്തിന്‍ടെ വൻ തോതിൽ അടുക്കലും E sports വിളിക്കപ്പെടും ഇത്തരം video game കൾ അല്ലാത്തതുമായ physical വെല്ലുവിളികൾ വ്യാപകമായ ഒരു കൂട്ടം പദം അഥവാ കായികം എന്ന application വർദ്ധനവ്. സമാശ്വാസം എന്നാൽ ഈ വ്യാപകമായ തിരിച്ചറിഞ്ഞിട്ടില്ല. ചെയുന്ന മുഖ്യതാരായ മുഖ്യധാര കായിക സംഘടനകള്‍. മൈറോണിന്‍ടെ second നൂറ്റാണ്ടിന്‍ടെ ഗധകാല ചിരിത്രത്തിലേക്ക് ഘടനകളെ നേരെത്തെ വീശി രണ്ടായിരം ചൈനയിൽ കായിക നിര്‍ദേശിക്കുന്നു. ചൈനയിലെ പുരാതന മുന്‍കാലങ്ങളിലെ പ്രശസ്തമായ തോന്നിക്കുന്നു. ഫറവോന്മാരെനേക്കാൾ സ്മാരകങ്ങൾ നീന്തൽ മല്‍~ മൽസ്യബന്ധനം ഉള്‍പ്പെടെ കായികം ഒരണ്ണം പുരാതന ഈജിപ്തിൽ വര്ഷങ്ങളായി പല ആയിരക്കണ~ ആയിരകണക്കിന് മുമ്പ് നന്നായി വികസിപ്പിച്ച നിയന്ത്രിക്കാ~ നിയന്ത്രിക്കുവാനും ആയിരുന്ന എന്ന് സൂചിപ്പിക്കുന്നു. മറ്റു ഈജിപ്ഷ്യന്‍ sports, javelin high jump എന്നിവ ഗുസ്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പരമ്പരാഗത ഇറാനിയന്‍ ആയോധന പോലെ പുരാതന പേർഷ്യൻ sports പോരിന്‍ടെ കഴിവുകൾ അടുത്ത connection ഉണ്ടായിരുന്നു. പുരാതന പേർഷ്യയിലെ ഉത്ഭവിക്കേണ്ടത് മറ്റ് കായിക കൂടത്തിൽ പോളോ~ അവ motor sports ആയു~ ആധുനിക വയസ്സിലെ ആരംഭമായി മുതലുള്ള പ്രത്യക്ഷപ്പെട്ടിരുന്നു. electronic sports ഒരു സമീപകാലം വികസനം എന്നിവയാണ്. കായിക വൈവിധ്യമാർന്ന ഇതിനകം പുരാതന ഗ്രീസിലെ കാലവും സൈനിക സംസ്കാരവും സ്ഥാപിച്ച് ഗ്രീസിലെ കായിക വികസനം ഗണ്യമായി അന്യോന്യം പ്രചോദനമാണിത്. sports ഗ്രീക്കുകാർ പുരാതനകാലത്തെ ഒളിമ്പിയ വിളിക്കപ്പെടും ഒരു ചെറിയ ഗ്രാമത്തിൽ ഓരോ നാല് വര്ഷം നടന്ന olympic games സൃഷിട്ടിച്ചന്‍ടെ അവരുടെ സംസ്കാരത്തിന്‍ടെ അത്തരം ഒരു പ്രമുഖ ഭാഗമാണ് കായിക വർധിച്ചു വരുകയാണ്. കായിക വർധിച്ചുവരുകയാണ് പുരാതന olympics ല്‍ കാലം മുതൽ വർത്തമാന നൂറ്റാണ്ട് വരെയും സംഘടിപ്പിച്ച നിയന്ത്രിക്കുവാനും ചെയ്തു